ആ സുധ ചേച്ചി പറ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം പക്ഷെ ഇപ്പൊ ഒരു മഴ ഒക്കെ ആയത് കൊണ്ട്.

ഏഹ് ആകെ ഒരു ബുദ്ധിമുട്ട് ന്ന് ഉള്ളതെ ഒള്ളു അല്ലാതെ കൊഴപ്പം ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ പോണു ഉം.

ആ എനിക്കും ഇപ്പൊ നേരെ കിട്ടുന്നില്ല ഞാനും ജോലിക്ക് പോകുന്നതുകൊണ്ടെയ് എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല.പിന്നെ വൈകീട്ട് വരുമ്പോ കൊർച് ക്ഷീണോം മറ്റു കാര്യങ്ങളും ഒക്കെ ആണ്. അപ്പൊ പിന്നെ ഫോൺ എടുക്കാൻ ഏഹ് ഓഫിസിൽ പോകുമ്പോ അവിടെ ഫോണിന്റെ ഉപയോഗം ഒരുപാട് ഉണ്ട്.പിന്നെ എന്താ ചൂട് പകൽ മുഴുവൻ ചൂട് അതിന്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് രാത്രി ഇപ്പോ അവിടെ മഴയൊന്നും പെയ്യുന്നില്ല?

ആ ഉം മറ്റേ കാറ്റും മറ്റേ പൊടി ഒക്കെ ആവുമ്പോഴ്ത്തേക്ക് തുമ്മൽ അലര്ജി ഉള്ളവർക്ക് വല്യ ബുദ്ധിമുട്ടാണ് അവർക്ക് ഇങ്ങനെ അലർജി വന്നൊണ്ടെ ഇരിക്കും, അത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കി ആകെ എപ്പോഴാ മഴ പെയ്യാ, എപ്പോഴാ വെയിൽ വരുന്നേ, അതിന്റെ ചൂട് ഒരുപാട് കൂടുന്നത് എപ്പോഴ് ഒന്നും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയ ഇപ്പൊ.

അതെ അതെ അതെ ആ ആ.

അങ്ങനെ ഒക്കെ കാര്യങ്ങള്.അങ്ങനെ ന്നിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചോ? ഞാൻ അപ്പൊ ഏഹ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് വച്ചാല് ഞാനിപ്പോ സംസാരിച്ചത് ആക്ച്വലി ഏഹ് വീട്ടിലേക്ക് ഇന്ന് പോവുന്നു ഞാൻ.അപ്പം ഞാൻ അപ്പൊ കൊറേ നാളായല്ലോ നമ്മള് വിളിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചതാ.

സമയ കുറവ് കൊണ്ട് ആണ് ട്ടോ സമയ കൊറവ് കൊണ്ടാണ് വിളിക്കാത്തത്. അതെ അതെ അതെ ആണോ ആ.

.ഞാൻ ഇന്നലെ ഞാൻ ഇവിടെ ഭക്ഷണം ഒന്നും റെഡി ആക്കിയില്ല കഴിക്കാൻ ഒക്കെ മോളുണ്ട് ഹസ്ബന്റ് ഉണ്ട് *നോട്ട്‌ ക്ലിയർ*.

കുഞ്ഞൊക്കെ സുഖായിട്ട് ഇരിക്കുന്നു ഞാൻ ഇപ്പൊ കൊച്ചിനെ കണ്ടപ്പോഴാ അയ്യോ ഇതിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ അപ്പൊ ചേച്ചീനെ വിളിക്കാനുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങട് വന്നു ഇരുന്ന് പോയതാ. അങ്ങനെ

ഓക്കേ അപ്പോ എന്ന ഓക്കേ ഞാൻ ഇടക്ക് ഇടക്ക് വിളിക്കാം.

*നോട്ട്‌ ക്ലിയർ* ഓക്കേ ബൈ.